ഒരു ഏച്ചി എല്ലു ഇല്ലെന്നോ നമ്മൾ അന്ന് പോയെസം

ഞാൻ കണ്ടിനു എൻറെ എൻറെചിത്രല്ലേന്വ വരച്ച തന്നേ എന്ത് രസായിട്ടെന് വരച്ച തന്നെ അവർ തീവണ്ടി ന്ന് അങ്ങനെ എല്ലാം വരക്കുത് ന്ന പറയുമ്പോ

ആ നിന്നെ അന്ന് കാണാൻ തീവ്രവദിന്റെ

അത് തന്നെ പിന്നെ ആ ഏച്ചിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല ആ ഇന്നൊട് എന്തെല്ലോ സംസാരിക്കുന്നെല്ലാം കണ്ടിനെല്ലാ ഒറു

എനക്കറീന്നില്ല ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ഇത് കണ്ടപ്പോ ഞെട്ടിപ്പോയി അപ്പൊ ഞാൻ ഏച്ചിന്റടുത് ചോതിച്ചു ഏച്ചി എന്താ ചെയ്യുന്നേ എവിടെയാ പഠിക്കുന്നെ ന്നൊക്കെ ചോയ്ച്ചു

വടകരയാണ് തോന്ന് ഇവരെ സ്ഥലം വരുന്നേ ഇവര് കോഴിക്കോട് എന്തോ പഠിക്കുന്നെയാനപ്പ ആഹ് മ്മളെ കൊറേ കൂട്ടുകാരന്മാര് ഇന്ഡീ തീവണ്ടീല് ഷോ എന്തക്കണ്ണനോ എന്തോ എനക്ക് ഞാൻ രാവിലെ വരുമ്പോ കൊറേ അമ്മാവന്മാര് team ഏർ കൂട്ടുണ്ടായിരുന്നു. ഞാൻ ഡായ് ദിവസും നടന്നു വരുന്ന സമയത് ഇവര് കൂട്ടം കൂട്ടായിട്ട് ഇങ്ങന ഇരിക്കുന്നുണ്ടാവും അതിന്റെ മൂന്നുക്കൊടി വേണം ഞാൻ അങ്ങോട്ടേക് വരാൻ വേണ്ടി അതെല്ലിപ്പോം ആലോചിക്കുമ്പോ ചിരിയാ വരുന്നു ഉയ് എനക്കതൊന്നും ഇല്ലെന്ആപ്പ ഞമ്മൾക്ക് തീവണ്ടീല് വൈകിറ്റ് തിരിച്ചു വരുമ്പോല്ലേ മ്മളെ കൊറേ കൂട്ടുകാരൻമാറും കളിയെല്ലാം കളിച്ചുട്ടല്ലേ ഇങ്ങാത്തോളം ഇങ് വരുത്ത്

കളിച്ചു വിരുന്ന് ഇല്ലപ്പ അതുൽ എന്ത് പറയുന്ന് ഓൻ എന്ത് പറയാനപ്പ ഓൻറ്റതോന്നു ഒരു വിവരോം ഇല്ല മ്മള് ആടന്നു ഇങ് പോന്നേരെ ഓന് മറന്നു പോയിന്നു തോന്നുന്ന് മ്മളെ യെല്ലാം ഞാൻ വിചാരിച് അതുൽ ഇന്നെ വിളിക്കലുണ്ടാവുംന്ന് എനക്കും ഒര് ഏർ സന്ദേശം പോലും അയക്കലി ല്ല ആന്നു ഓന്ക്ക് എപ്പോം തിരക്കെല്ലു അല്ലെ മ്മള് എന്ത് പറഞ്ഞിട്ടെന്താ ഓൻ ആണേ തോറ്റ് തോറ്റ് തോറ്റ് തുന്നം പാടിയാലും സമ്മയിച് തേരൊ ഇല്ല എന്ത് ചെക്കനാ ന്ന പറയണ്ടേ അതെന്നെ ഇന്ന ഇപ്പൊ വിളിക്കലില്ല ഞാൻ വിചാരിച്ചു ഇന്ന വിളിക്കലുണ്ടാവുംന്ന് അതെല്ലാം മാവേലി കണക്കപ്പ പോയ പോയതാ പിന്നെ കാണൂല

ആന്നു അശ്വന്ത് എല്ലുല്ആണ് എന്നാലും ഇടക്കെല്ലാം എന്തെങ്കിലും സന്ദേശങ്ങൾ എല്ലാം അയക്കല് ഇല്ലേ ഇടക്ക് വിളിക്കും എന്നിട്ട് വെറുതെ ചൊറയാക്കീട്ട് പോകും അയ്‌ശേരി അങ്ങനെ ഏങ്കിലും ഇണ്ടല്ലേ അതുൽ വിളികലില്ലല്ലെ

ആന്നു അതുല് വിളിക്കലില്ല ഞാൻ ഇടക്ക് message ഞാൻ ഇടക്ക് സന്ദേശങ്ങൾ അയക്കലിൻഡ് എന്ന അതുലോ ഓൻ്റെ വിവരേ ഇല്ല എന്ത് ചെക്കനാ ന്ന പറയണ്ടേ വിവരയില്ലാത്ത പൊട്ടൻ ആന്നു മ്മക്ക് ഓന ആഹ് ഞമ്മക്ക് പറയാ ഓനോട്‌ എന്തായാലും പറയണം ഓന ഞാൻ ഒന്ന് കാണട്ടെ ഓനോട്‌ ഞാൻ ചോയ്ക്കിന്നുണ്ട് ഇനിക്ക് ഞമ്മളെ ഒന്നും വേണ്ട ല്ലേ ന്ന്

ഞമ്മളോടും ആട എത്തിക്കഴിഞ്ഞാൽ നിക്കാൻ സ്ഥല ഇണ്ട അവിടെ ആന്നു പിന്നെ കളിക്കുന്നോണ്ട് മ്മക്കെല്ലാം അത് നോക്കാൻ പറ്റല് കളിയോ കളിയല്ലേ അതുലിനെ എങ്ങനെ തൊപ്പിക്ക ന്നു അല്ലെ മ്മള് നോക്കല് അത് എന്നെ so ഞാൻ വിചാരിച് ഞമ്മള് ഇല്ലാത്തോണ്ട് ഓന് ഭയങ്കരം സങ്കടായിരിക്കുന്ന്

ആന്നു മ്മളെല്ലാം എന്ത് മ്മളെ എല്ലാം ആരിക്ക് ഓര്മ ഉയ്യു പാവം മ്മള്

ഇല്ല ന്നു നിനറുടെ പോട്ടെ ഒന്നു ഇല്ലേ മൂന്ന് കൊല്ലം ഓൻ എന്റൂടെ പഠിച്ചതല്ലേ എന്നിറ്റ് ഓൻ എന്നോട് ഇങ്ങന ചെയ്ത് ഇഞ്ഞി അറിയുന്നോ ഇത് അത് എന്നെ ആടിക്ക് ഓനെ ഞാൻ കാണട്ട് ഓന് ഞാൻ വച്ചിട്ടുണ്ട് മ്മക്ക് രണ്ടാക്കും ഇന്ന് ഓന് ഓർമിച്ച സന്ദേശം അയക്ക എന്നിറ്റ് നോക്ക ഓൻ എന്ന പറയുന്ന ന്ന് അത് എന്നെ ഒരുമിച്ച് അയക്കാ

ഞാൻ നിർത്തട്ടെ ന്നാല്